നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പെരുന്നാൾ ആയിട്ട് വിളിച്ചതായിരിക്കും അല്ലെ?

ഈദ് മുബാറക്ക് ഈദ് മുബാറക്ക് എന്താണ് അവിടുത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ. പെരുന്നാൾ വിഭവങ്ങളൊക്കെ

ആ പള്ളിയിങ്ങനെ കിഴിഞ്ഞു വരുകയാണ്. പള്ളിവിട്ടിട്ട് നമ്മളിങ്ങനെ വരുകയാണ്. നമ്മള് ചൊരവൊക്കെയൊന്ന് പോയി കാര്യങ്ങളൊക്കെ കണ്ട് എന്താണ്? മുത്തുള്ള അലിയ്ക്കലിന്റെ. ഇവിടെ സ്‌പെഷ്യൽ ഉണ്ടാക്കിയേക്കുന്നത് വീട്ടിൽ ഏതാണ് വീട്ടിൽ ഏതാണ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഇവിടത്തെ സ്പെഷ്യൽ എന്താന്നറിയാലോ ഇവിടെ മന്തി കാര്യങ്ങളൊക്കെയാണ് വെക്കല്. എന്താണ് അവിടുത്തെ പാലക്കാട ത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മന്തി വെച്ചതിന് പുറമെ അയിന്റെ പിന്നാലെ എന്ത്? നമ്മുടെ നാടിനെ സംബന്ധിച്ചടുത്തോളം ബിരിയാണി ദം ബിരിയാണികൊണ്ടൊക്കെ പ്രശസ്തമായ നാടായതുകൊണ്ട് നമ്മുടെ ഇവിടെ സ്വഭാവികമായിട്ടും ഉമ്മക്കും ഉപ്പക്കും വീട്ടുകാര്ക്ക് എല്ലാര്ക്കും വേണ്ടത് ബിരിയാണി തന്നെയായിരിക്കും. ആ ഒരു രീതിയില് നമ്മള് ബിരിയാണി തന്നെയാണ് പാകചെയ്തിട്ടുള്ളത്.

അതെ ഒന്നാന്തരം ബീഫ് ബിരിയാണി തന്നെയാണ് ഇവിടെ പാകം ചെയ്തിട്ടുള്ളത്. ഉച്ചക്കും കുട്ടിയക്കും പെങ്ങമ്മാരുടെ വീട്ടക്കായലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമായതുകൊണ്ട് അങ്ങനെ പാകം ചെയ്തതാണ്.

വെക്കുന്നതിനപ്പുറം ഒന്നുല്ലെങ്കിൽ വ്യത്യസ്ഥമായ രീതിയില് ഉമ്മാടെ സ്‌പെഷ്യൽ ബിരിയാണി തന്നെയാണതും.

അതൊരു വെറൈറ്റി ബിരിയാണി തന്നെയായിരുന്നു. അതെ അതുപോലെ തന്നെ ഓന്റെ ഉമ്മാന്റെ പൊന്നാനി ബിരിയാണിയൊക്കെ. അതൊക്കെ എന്തിരുന്നു വെച്ചാല് ഒരു മേഗിന്റെ അതേയൊരു ടെസ്റ്റ് ആയിരുന്നു. ഇത് ഏറ്റവും നല്ല ക്രസിയായിട്ട്

സ്ഥിരായി അറിയുന്ന വിഭവങ്ങള്ത്തന്നെ വ്യത്യസ്ഥ രീതിയില് വെക്കുമ്പോഴുള്ളൊരു അഭിരുചി എന്നു പറയുന്നത് ഒരു പ്രേത്യകതരം

ഒരു ഫുഡ്ന്നെ ആ ഒരൊറ്റ ഒരോട്ടോരു മ എന്തേ ബിരിയാണി തന്നെ നാലഞ്ചൽക്കാരെന്നെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞമ്മക്ക് കിട്ടാണ വേറെ അനുഭവം ആണ്. പ്രത്യേകയൊരു അനുഭവം തന്നെയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല.

ഈയൊരു പെരുന്നാള് എന്നു പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് പാലക്കാടുള്ളൊരു സ്പഷ്യൽ ഐറ്റംസുണ്ട്. പണ്ട് കഴിഞ്ഞൊരു പെരുന്നാള് അവിടെ കൂടിയിരുന്നു പാലക്കാട്‌. ഫ്രണ്ടിന്റെ വീട്ടില് കൂടിയിരുന്നു.ഇക്ക ഈയൊരു പെരുന്നാളിന്റെ വിഭവം എന്താന്നു വെച്ചാല് അവിടെത്തെ സ്പെഷ്യല് പുളിയിഞ്ചി ആയിരുന്നു. ആ

ഉച്ചക്കത്തെ ബിരിയാണിയുടെ കൂടെ അത് മെയിൻ നമ്മുടെ പാലക്കാട് അതിന്റെ സെന്റെറില് അവിടെ അവിടെ പാലക്കാടു ഉള്ള സ്ഥലത്തു. സ്ഥലത്താണ് അവിടെ അവിടെ ഉള്ള മെയിൻ ആണ് മുന്നേ കഴിച്ചിട്ടുള്ള

അവിടുത്തെ റാവുത്തർ ബിരിയാണി അവിടെ ഇതിനൊക്കെ വെറും നൂറ്റിയമ്പത് ഉറുപ്പികയെ ഉള്ളു. ഇവിടെ നൂറ്റിയമ്പത് ഉറുപ്പികയ്ക്ക് നമുക്കൊരു മുടുക അതുപോലെ തന്നെ വാക്കിയൊള്ള ഐറ്റംസ് കിട്ടു.

ഒര് ഏഹ് നല്ല ലാഭത്തില് ആണവര് സാദനങ്ങൾ ഇട്ടുതരുവാ. നല്ലപോലെ സെർവ് ചെയ്തു തരും. നല്ല വായൊരു കിണ്ണം പാത്രത്തില് അവര് ഇട്ടുതരുവാ. അതെ ഞാനിപ്പോ വിളിച്ചിട്ട് ഫുഡിനെ കുറിച്ചെന്നെ നേരിട്ട് സംസാരിക്കാൻ കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് സൈക്കോളജി പ്രകാരം നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴല്ലേ?

ഈദ് മുബാറക്കായതുകൊണ്ട് ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം.

ഈ തടിയന്മാരെല്ലാം എന്തുകൊണ്ടന്ന് സെർച് ചെയ്‌തു നോക്കേണ് അവിടുന്ന് എന്താകിട്ടിയെന്നു ഈ തടിയൻമാര് അവരെ തടിയന്മാര് എന്നു വിളിക്കുന്നോണ്ട് തന്നയാണ്. ചെലര് ഭക്ഷണം ഇല്ലാണ്ടിരിക്കും. അപ്പൊ ഓല് മാനസീക അനുഭൂതിക്കു വേണ്ടീട്ടാണ് അവരെ ഏത് ചെയ്യണ് തുറന്നു കഴിച്ചോണ്ടിരിക്കണു ഞമ്മളെ മാതിരി കാളി കളിയാക്കുമ്പത്തെന് തീർത്തും നമ്മളവിടെ ആ തളരല് ഉണ്ടാവുമ്പോ

ഞമ്മള് ബാക്കിയുള്ള ഫുഡ് രീതിയിലൊക്കെ എന്താവും പ്രേത്യേകിച്ചു ഫോള്ലോപ്പ് നടത്താൻ പറ്റില്ല. ഇവര് ഇങ്ങനെ ഫുഡ് തിന്നന്നെ യാതൊരു കണ്ട്രോളും ഇല്ല എന്തായാലും തടിയനായില്ലേ. തടി റെക്കോഡ് എടുത്തുടാ എന്നുള്ള ചിന്തയിലാണ് അവരെ തിന്നണ് എന്തായാലും നല്ലൊരു മുന്നേറ്റം ആയിട്ടാണ് അവര് പിന്നാക്കം പോവും പിന്നാക്കം പോവും അവര് കാഴ്ച്ച വെക്കുവാ തിന്നുവാന്നുള്ളതില് ഓക്കേ ഓക്കേ അവിടെ വീട്ടില് വിശേഷങ്ങളൊക്കെ എന്താ പെങ്ങമ്മാരുടെ അടുക്കെ പോകലുണ്ടോ? ഒരാളെ കെട്ടിച്ചേക്കണേ തൃശൂർക്ക് അല്ലെ . ആ പെങ്ങമ്മാരുടെ ആ പെങ്ങമ്മര് ആ അതെയതെ അവിടെ ഫുഡിന് പറയുമ്പോൾ തന്നെ അവിടെ സംസ്കാരം കൊണ്ടും ഫുഡ് ഈ വിഭവങ്ങളിലൊക്കെ അറിയപ്പെടുന്ന നാടാണല്ലോ?

അതെയതെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന പോർക്ക് വിഭങ്ങളെക്കുറിച്ചു എന്തേലും അറിയാമോ? പന്നിയെറച്ചിയെ കുറിച്ച്. നമ്മുടെ മനസ്സിലെ കയിക്കല്

അയിനെക്കുറിച്ചു പറഞ്ഞാല് ഇപ്പൊ ഈ ഏറിയെന്നൊക്കെ നമ്മള് നല്ലോണം കേറ്റി അയക്കലിണ്ട് പോവല് പന്നികള്.

പോർക്ക് തിന്നാല് വയറ്റിന്റെ ഉള്ളില് എന്താണ് അണുക്കള് കൂടുന്നൊക്കെ പറഞ്ഞു കേക്കാം. കേട്ടുകേഴ്വി ഉണ്ട്.

ഇപ്പൊ സയൻസും സപ്പോർട് ചെയ്യാനുണ്ട് ഈയൊരു വാക്കിനെന്നെ. കാരണം സയൻസിൽ കൃത്യായിട്ട് പറയനുണ്ട് ഈയൊരു തിന്ന ജീർണിച്ച സദനകളായൊണ്ട് ഞമ്മള് മനുഷ്യരുടെ എന്തേ ഏഡിയോ ഞമ്മള് ഞമ്മളെ വേസ്റ്റ് തിന്നുമ്പോ തീർച്ചയായും അയിന്ന് എന്താണ് വിഭവം സൈന്റിഫിക്കാലി പ്രൂവ്ഡ് ആ ഒരു കാര്യനാണ് നമുക്ക് മോശമായ കാര്യമാണന്നത് . അപ്പൊ ഞമ്മള് കാരണം ഞമ്മക് ഒരു മതം മതാനുഷ്ടാനം ഉള്ളതിന് പുറമെ മത നിയമമം എന്നതിന് പുറമെ തീർത്തും അത് അതെന്താണ് നമ്മക്ക് ഒരു ശാരീരീരിക അല്ലങ്കിൽ മാനസീക പരിഗണന വെച്ചിട്ടാണ് മത എം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കേ ഓക്കേ ഞങ്ങള് അടുത്താൻസറ്റം ഞങൾ കുടുബത്തോടൊപ്പം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള രീതിയിൽ ഒരു വിദേശ യാത്രയൊക്കെ ഉദ്ദേശിക്കുണ്ട് അപ്പൊ ഞാൻ പൊന്നിന്റെ മുമ്പായിട്ട് ഞാൻ നിന്നെ വീടും വിളിക്കനുണ്ട് എന്ന ശരി ആ ഓക്കേ ഓക്കേ ശരിയെന്ന